വലിയൊരു ഗ്രൗണ്ട് കാണപ്പെടുന്നുണ്ട് അവടെ കുറെ മരങ്ങൾ കാണപ്പെടുന്നുണ്ട് കുറച്ച് വണ്ടികൾ പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബിൽഡിംഗ് പോലെ കെട്ടിയിട്ടുണ്ട്.

ഒരു ക്രീം കളറില് പെയിന്റ് ചെയ്തേക്കുന്നു അവടെ കുറെ മരങ്ങൾ കാണപ്പെടുന്നുണ്ട്.

ഒരു ഓട്ടോറിക്ഷ കിടപ്പുണ്ട് കുറച്ച് പൂക്കൾ ചെടികൾ നിൽക്കുന്നു.

ഏണി കെടക്കുന്നു ഒര് വയറ് കയറ് പോയേക്കുന്നു.

ഒരു കോഫി ഷോപ്പാണ് അവടൊരു കാറ് പാർക്ക് ചെയ്തേക്കുന്നു കോഫി ഷോപ്പ് ഇൻ്റെ ഒരു ബോർഡ് കൊടുത്തേക്കുന്നു.

ഇതൊരു മുസ്ലിം പള്ളിയാണ് കാണുന്നത് റെഡ് കളറിലെ പടികൾ കാണാം.

ഒരു പള്ളി മൂന് രണ്ടു നെലക്കുള്ള ഒരു പളളി മേളി ഷീറ്റാണ് ഇട്ടേക്കുന്നത്.

അവിടെ ഇരുപ്പുണ്ട് പച്ച കളർ ഇലെ പെയിൻ്റും വെള്ള കളർ ഇലെ പെയിൻ്റും ആണ് പള്ളിക്ക് അടിച്ചിരിക്കുന്നത്.

അവിടെ ഡോർ ഇന്റെ മേളിലായിട്ട് അറബിൽ എന്തോ എഴുതി വെച്ചിരിക്കുന്നു.

തെങ്ങ് കാണപ്പെടുന്നുണ്ട് കുറെ കട്ടകൾ വാരി ഇട്ടേക്കുന്നു പോച്ചകൾ കാണപ്പെടുന്നു ഒരു റോഡ് കാണപ്പെടുന്നു.

ങ്ങ അവിടെ വലിയൊരു ബോർഡ് കൊടുത്തിരിക്കുന്നു സ്കൂൾ ഇന്റെ പേര് എഴുതി.

പല പല ത പല തരത്തിലെ കുറെ കീ ചെയിൻ മാതിരിയുള്ള കുറച്ച് സാധനങ്ങളുണ്ട് കുറെ മാലകൾ കമ്മലുകള് വളകൾ അങ്ങനെ കുറെ സാധനങ്ങൾ കാണപ്പെടുന്നു.

നമുക്ക് പേപ്പർ ഫില്ല് ചെയ്യാൻ വേണ്ടി ഒരു ടേബിൾ കാണുന്നുണ്ട് ഒരു റെഡ് മാറ്റ് കിടപ്പുണ്ട്.